കുറെ നാളായിട്ട് കാണാനും കേൾക്കാനും ഒന്നും ഇല്ലല്ലോ. എന്ത് പറ്റി ഇവിടെയില്ലേ? ഇല്ല കുറച്ച് നാള് ഞാൻ യാത്രയിലായിരുന്നു.

ഓഹ് അത് ശരി. എങ്ങനെയാ പോയത്? വിമാനത്തിലാണോ തീവണ്ടിയിലാണോ? ഇവിടെന്ന് ഞങ്ങൾ വിമാനത്തിലാണ് പോയത്.

വിമാനത്തിൽ തന്നെ. എഹ് തീവണ്ടിയിൽ പോവാൻ ബുദ്ധിമുട്ടായിരിക്കില്ലെ അത്രയും ദിവസം തീവണ്ടിയിലിരിക്കാ

അവിടെ ഞങ്ങൾ ഒരു രണ്ടാഴ്ച അടുപ്പിച്ച് നിന്നു.

ഓഹ്. അതും ഇപ്പോ ഈ മാസങ്ങളായോണ്ട് നവംബർ ഡിസംബർ ജനുവരി ഒക്കെ വളരെ മഞ്ഞ് ഉള്ള സമയല്ലേ. മഞ്ഞുള്ള സമയം മഞ്ഞ് പെയ്യുന്നതൊക്കെ കണ്ടു.

അപ്പോ എനിക്ക് തോന്നുന്നു ആ ദാൽ തടാകത്തിലൊന്നും പോവാൻ പറ്റി കാണില്ല. ഇല്ല. മഞ്ഞ് കാരണം ഉറച്ച് പോയി എല്ലാം.

ഞാനും കുറച്ച് ദിവസം ഇവിടെ ഇല്ലായിരുന്നു. രണ്ടാഴ്ചയോളം.

ഞാനങ്ങനെ അധിക ദൂരെയൊന്നും പോയില്ല. ഞാൻ കുടകില് ഒരു ടിബെറ്റ് ബുദ്ധമതക്കാരുടെ ഒരു ഒരു അവർ എല്ലാവരും കൂടി വന്ന് താമസിക്കുന്ന ഒരു സ്ഥലം ഉണ്ട്.

അപ്പോ അവരുടെ ആ ഒരു ടിബെറ്റിലെ അവർ താമസിച്ചിരുന്ന ഗ്രാമങ്ങളും അമ്പലങ്ങളും ഒക്കെ അവരിങ്ങനെ പുനരാവിഷ്കരിച്ചിട്ടുണ്ട്. അത് നമ്മുടെ ഇന്ത്യയുടെ ഒരു ഭാഗമാണെന്ന് തന്നെ തോന്നില്ല. ഒരു പ്രത്യേകത ഉള്ളോരു സ്ഥല. ഓഹ്. കൊള്ളാം, അവിടെ എത്ര നാള് നിന്നു? അവിടെ ഞാൻ ഒരു ഒരാഴ്ചയോളം ഉണ്ടായിരുന്നു. നമ്മുടെ ബുദ്ധവിഹാരങ്ങള്‍ അവരുടെ അമ്പലങ്ങൾ ആഹ് അതായത് ബുദ്ധൻ രീതിയിലുള്ള അമ്പലങ്ങൾ. പിന്നെ അവരുടേതായിട്ടുള്ള ഭക്ഷണം തരുന്ന രീതിയിലുള്ള ആ ഭക്ഷണശാലകൾ ഇങ്ങനെ കുറെ കാര്യങ്ങളുണ്ടായിരുന്നു.

ഉവ്വോ. കൊള്ളാം. ആരുടെ കൂടെയാണ് പോയെ?

ഓഹ്. അപ്പോ എങ്ങനെയാ പോയത്? കാറിലാണോ അതോ തീവണ്ടിയിലാണോ? അഹ് ഞങ്ങള് ഞങ്ങൾ കാറിൽ പോയി. തീവണ്ടിയിൽ പോവാൻ പറ്റില്ല അവിടെ. കാറിൽ അല്ലെങ്കിൽ നമ്മളെ മറ്റെ പൊതു ഗതാഗതം ഉപയോഗിച്ച് ബസിൽ അങ്ങനെ പോണം. ഓഹ്. അപ്പോ ഇവിടെന്ന് എത്ര നേരം എടുക്കും അവിടെ എത്താൻ? ആ. ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് ഒരു ഒരു ഏഴോളം മണിക്കൂർ.

ആ പിന്നെ വന്യ മൃഗ സങ്കേതത്തിക്കൂടെ രാത്രി പോകാനുള്ള യാത്രാ വിലക്കുകൾ അങ്ങനെയൊക്കെ. പോവേണ്ട സ്ഥലം ആണ്. ആ പോവുന്ന ഒരു ബുദ്ധിമുട്ടുകളൊക്കെ ആ സ്ഥലത്ത് ചെന്നങ്ങു നമുക്ക് മാറും. ഓഹ്. ഭാരതത്തിന്റെ ഒരു ഭാഗമായിട്ടേ തോന്നില്ല അല്ലേ? ഹാ അതേ. വേറെ ഏതോ ഒരു നാട്ടില് പോലെ പോയൊക്കെ തോന്നും. അതും ഒരു പഴയ കാലത്തെത്തിയ പോലെ തോന്നും. ഹോ. ഭക്ഷണം ഒക്കെയോ. അവിടെ എങ്ങനെയുണ്ട്? ഭക്ഷണം എല്ലാം ഉണ്ട്. നമ്മുടെ രീതിയിലുള്ള നമ്മുടെ ആഹ് ഉത്തരേന്ത്യൻ ഭക്ഷണവുണ്ട് ദക്ഷിണേന്ത്യൻ ഭക്ഷണവുണ്ട് ഇതല്ലാതെ അവരുടേതായിട്ടുള്ള രീതിയിൽ അതായത് ടിബെറ്റ്കാർ പാരമ്പര്യമായിട്ടു കഴിച്ച് കൊണ്ടിരിക്കുന്ന ഭക്ഷണം കിട്ടുന്ന രീതിയിലുള്ള ആഹാരം കൊടുക്കുന്ന ഒരുപാട് കടകളും ഉണ്ട്. മമ് മനസ്സിലായി. അപ്പോ അവിടെ പോയിട്ട് അടിച്ച് പൊളിച്ചു എന്ന് തോന്നുന്നല്ലോ. അടിച്ച് പൊളിച്ചു. നമുക്ക് രണ്ട് പേർക്കും കൂടി പോകാം.

ക്രിസ്തുമസിന്റെ അവധി വരൂലോ അപ്പോ നമുക്ക് രണ്ട് പേർക്കും കൂടി പോയാലോ?

നേരത്തെ പറഞ്ഞാൽ മതി. അപ്പോ അവിടെ മുറികളൊക്കെ വേണേങ്കിൽ നേരത്തെ വിളിച്ച് പറയൊക്കെ ചെയ്തെങ്കില്‍ മാത്രേ കിട്ടുള്ളൂ. തിരക്കുള്ള സമയം ആയിരിക്കും.

ശരി. നമുക്ക് എന്തായാലും പോകാം. എനിക്കും താങ്കളുടെ കൂടെ ഒരു യാത്ര ചെയ്താൽ കൊള്ളാം എന്നുണ്ടായിരുന്നു. മമ്. വളരെ നന്നായിരിക്കും. അതുമല്ല അവിടെ അത്യാവശ്യം ഹിന്ദി അറിയാവുന്ന ബുദ്ധ ഭിക്ഷുക്കള്‍ ഒക്കെയുണ്ട്. അവരോട് നമുക്ക് ചോദിച്ചു കഴിഞ്ഞാൽ ടിബെറ്റിന്റെ ആ ഒരു സംസ്കാരവും അവരുടെ കാര്യങ്ങളും ഒക്കെ അവർ പറഞ്ഞു തരും. മനസ്സിലായി അത് കഴിഞ്ഞിട്ട് നമുക്ക് രണ്ട് പേർക്കും ഒന്ന് കാശ്മീരിലും പോണം. നമുക്ക് കാശ്മീരിലും പോവാം. തിരിച്ച്. പകരത്തിന് പകരം.

കാശ്മീർ ഇപ്പോ ഭയങ്കര ഭംഗിയാണ്. അവിടെ ഈ മഞ്ഞ് വീണ് കിടക്കുന്നത് കാണാനും അത് പോലെ അവിടുത്തെ ജനതയും അവിടുത്തെ ഭക്ഷണവും അത് നമ്മുടെ ഇവിടത്തെ ഭക്ഷണം പോലെ അല്ലല്ലോ. ഭയങ്കര വ്യത്യസ്തമല്ലേ.

അവരെങ്ങനെയ കൂടുതൽ മാംസാഹാരം ആണ് കഴിക്കുന്നത് എന്ന് തോന്നുന്നു അല്ലേ? തണുപ്പായത് കൊണ്ട് മാംസാഹാരം നിറയെ നെയ്യ്

തണുപ്പിനെ തടുക്കാൻ വേണ്ടിയിട്ട് ദേഹത്തൊരു കൊഴുപ്പുണ്ടാവാൻ വേണ്ടിയുള്ള രീതിയിലുള്ള ഭക്ഷണം ആയിരിക്കും. ഉവ്വുവ്വ്. അങ്ങനെയാണ് അവരുടെ ഭക്ഷണം. നമുക്ക് ഒരുമിച്ച് ഈ പറഞ്ഞ സ്ഥലത്തൊക്കെ പോകണം ഇനി. നമുക്ക് പോകാം. ഞാൻ ഇത് വരെ കാശ്മീർ പോയിട്ടില്ല. എനിക്ക് കാണണം എന്ന് ആഗ്രഹമുള്ള സ്ഥലം ആണ്. ആൾകാരും വളരെ ആഥിത്യ മര്യാദയുള്ള ആൾകാർ ആണല്ലെ.

കാരണം ഞാനിങ്ങനെ അവരെ പറ്റി വായിച്ചിട്ടുണ്ട്. കാണാൻ നല്ല ആൾകാർ ആണ് കാണാൻ ഭംഗിയുള്ള ആൾകാർ ആണ്. നല്ല സ്നേഹം ഉള്ള ആൾകാർ ആണ് എന്നൊക്കെ

നമുക്ക്. അതേ നടക്കട്ടെ. കാണാം.